Forty five ninety എന്നുള്ള triangaler ആണ്. എന്നിട്ട് നമ്മ അല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? write the codinates of the vertices of ABCD? ABCD എന്നുള്ള ചതുരത്തിന്‍റെ square ഇന്‍റെ ABCD ഒരു square ആന്ന് തന്നിട്ടുണ്ട് കേട്ടോ. Square ഇന്‍റെ vertices vertices എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂലകളുടെ സൂചക സംഖ്യകള്‍ എഴുതാന്‍ മൂലകളുടെ സൂചക സംഖ്യകള്‍ എഴുതാനാണ് ഇവിടെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു കഴിഞ്ഞ പാഠം ആയിട്ടുള്ള connection ആണ്. രണ്ടു ഒരു point ഇട്ടു അടുത്ത point ഇട്ടു എങ്ങനെ എഴുതാം എന്നുള്ളത്.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

നമസ്ക്കാരം ഏർ ജോലിയിനെ കുറിച്ച് പറയാനുള്ളതാണെങ്കിൽ ഏർ ഈ കാലത്തു ജോലിയില്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു വിലയുമില്ല, എന്നുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ബന്ധുക്കാരാണെങ്കിലും നാട്ടുക്കാരാണെങ്കിലും ഒരു ശരാശരി വിദ്യാഭ്യാസം കഴിഞ്ഞ ഒരു വ്യക്തിയോട് ജോലി ഒന്നും ആയില്ലേ ചോയിച്ചില്ലെങ്കിൽ അവർക്ക് ഒരു ഉറക്കമില്ലാത്ത രീതിയിൽ കടന്നുപോയികൊണ്ടിരിക്കുന്നത് ഏർ ഈ കേരളത്തിൽ പഠിത്തം വിദ്യാഭാസം എന്നുള്ള കാര്യങ്ങൾക്ക് കേരളം ഒന്നാമാതാണെങ്കിലും, ജോലി സാധ്യത എന്നുള്ള വിഷയത്തിൽ കേരളം വളരെ പിന്നോട്ട് നയിക്കുന്ന

സംസ്ഥാനം അപ്പൊ ഇവിടത്തെ കുട്ടികൾ പല പിള്ളേരും പുതിയ പുതിയ യുവതലമുറ ആൾക്കാരും ജോലിസാധ്യതക്കു വേണ്ടി പുറത്തുള്ള രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാനുളള ഒരു അവസരം തേടുകയാണ്.

യുവതലമുറ പുറത്തുപോയി ജോലി ചെയ്യും ജോലി നോക്കും എന്നുള്ള ഒരു പതിവായി വരുകയാണ്. അപ്പൊ ഈ കാര്യത്തിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുളളത്? എനിക്ക് ഇതിനെ കുറിച്ച് പറയണമെങ്കിൽ വളരെ കുറെ കാര്യങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യാനുണ്ട് അന്ന് പറയാൻ നേരം താങ്കൾക്ക് ഏതേലും കൂട്ടുകാരനുണ്ടോ പുറത്തുപോകാൻ നേരം പുറത്തുപോകാൻ വേണ്ടി നോക്കുന്ന,

അങ്ങനെ പുറത്തു പോകാൻ വേണ്ടി നോക്കുന്നവരുടെ ജീവിതം എന്തായിരിക്കും താങ്കൾ പറയുന്നത് അവരുടെ ജീവിതം നല്ലതായിർക്കൊ അല്ലേൽ ചീത്തതായിരിക്കോ? ഏർ ഇപ്പോഴത്തെ ഒരു നീക്കുപോക്കു വെച്ച് നോക്കുകയാണെങ്കിൽ ഏർ ഇപ്പോ പുറത്തു പോയി ജോലി ഏർ ജോലി കിട്ടുമെന്നുകൊണ്ടു ഒരു ഉറപ്പ് കൊണ്ട് പുറത്തു പോകുന്ന പിള്ളേർക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സെറ്റില് ആകുമെന്നാണ് എന്റെ ഒരു നിഗമനം കാരണം ഏർ കേരളത്തിൽ തന്നെയാണെങ്കിൽ, ഇന്ത്യയിലാണെങ്കിൽ ജോലി ഇല്ലാത്തവരുടെ എണ്ണം വളരെ കൂടുതലാണ് ഒരു എഴുപതു മുപ്പതു ശതമാനത്തിൽ എഴുപതു ശതമാനം ജോലി കിട്ടാത്ത ആൾക്കാർ എന്നുള്ള നിരക്കാണ്.

നല്ലൊരു കാര്യമാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം കേരളത്തിൽ നിന്ന് ജോലി കിട്ടാതെ ഇവിടെ വെറുതെയിരിക്കുന്നതിനെക്കാളും നല്ലതാണു പുറത്തു പോയെങ്കിലും നമ്മൾ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് എന്ന് പറയാൻ നേരം നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യമാണ് ജോലിക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല സ്ഥലം കാരണം എന്ന് പറയാൻ നേരം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വളർന്നു കൊണ്ടിരിക്കുന്ന സ്ഥിതിയിലാണ് അത് ഈ സമയത്തു നമ്മളീ പുറത്തു പോയി ജോലി ചെയ്യണമെന്ന് പറയാൻ നേരം മണ്ടത്തരമാണെന്നു ഞാൻ പ

പക്ഷെ അതിനു കുറിച്ച് പറയണമെങ്കിൽ അവരുടെ നമ്മുടെ അവരുടെ ആഗ്രഹം എന്താണെന്ന് മനസിലാക്കണം, പുറത്തുപോയിട്ട് അവര്ക്ക് പൈസ ഉണ്ടാക്കാനാണ് നോക്കുന്നതെങ്കിൽ പ്രശ്നമില്ല പക്ഷെ ഇവിടെ നിക്കാൻ നേരം നമുക്ക് ഗുണം എന്താണെന്ന് പറയാൻ നേരം പൈസ ഒട്ടും കിട്ടില്ല അത് വേറെ കാര്യം പക്ഷെ നമുക്ക് നമ്മുടെ കുടുംബക്കാരെ കണ്ടോണ്ടിരിക്കാം കുടുംബക്കാരെ നോക്കാം നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഒരാൾ ഇഷ്ടപെട്ട ജോലി ചെയ്യുകയാണെങ്കിൽ അവർ ഒരിക്കലും ജോലി ചെയ്യില്ല അയാൾ ജീവിക്കുകയായിരിക്കും അതിൽ കൂടി താങ്കളുടെ അഭിപ്രായത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ ജോലി ചെയ്യുകയാണോ ചെയ്യേണ്ടത് അതോ അതിൽ കൂടി ജീവിക്കുകയാണോ ചെയ്യേണ്ടത്. എന്റെ അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ബന്ധുക്കാരേം മിത്രാദികളേം കാണാം എന്നുള്ളയൊരു നല്ലയൊരു കാര്യമാണ്. പക്ഷെ പുറത്തു പോയി നല്ല ഇഷ്ടപെട്ടുള്ളൊര് കണ്ടുപിടിച്ചു ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആ നമ്മുടെ മാതാപിതാക്കളെയാണെങ്കിലും ബന്ധുക്കാരെയാണെങ്കിലും എങ്ങനെയെങ്കിലും കര കയറ്റാം എന്നുളള ഒരു ഒരു ഓപ്ഷൻ കൂടി നമുക്ക് അവിടെ വരുകയാണ് ഇപ്പൊ ഇന്ത്യയിലത്തെ തന്നെ ജോലി ചെയ്യുകയാണെകിൽ നമുക്ക് ഇന്ത്യയിൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരും നോക്കുന്നത് ഒരു സർക്കാർ ജോലിയാണ് കാരണം സർക്കാർ ജോലിയില്ലാത്തവർക്ക് പെണില്ല എന്നുള്ളയൊരു സംഭൃധായത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ഏർ അപ്പൊ ഏർ

പരിശ്രമിക്കുകയാണ് അപ്പൊ ജോലി കിട്ടുന്നവരാണെങ്കിൽ തന്നെ ഒരു പ്യൂൺ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാമ്പനയിൽ വളരെ താഴ്ന്ന ജോലി വല്ലമായിരിക്കും നമുക്ക് സ്ഥാനം കിട്ടുന്നത് അപ്പോ അവർക്ക് വേറെ ഒരു വഴിയും ഇല്ലാതെ കിട്ടിയ ജോലി വെച്ച് തൃപ്തി പെടുന്ന ആൾക്കാരാണ് ഉള്ളത്. അപ്പൊ ജോലി മാത്രം ചെയ്തു ജീവിക്കാൻ ഒരു കാര്യവുമില്ല അതിലൂടെ ജീവിക്കാനുള്ള ഒരു മാർഗം കണ്ടത്തണം

താപര്യമുണ്ടാകും അപ്പൊ പെട്ടെന്ന് ജോലികൾകംപ്ലീറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കുറച്ചു ഒക്കെ നമ്മൾ ഇപ്പൊ പുറത്തു പോയി നമുക്ക് ഇഷ്ടപെട്ട ജോലി ചെയ്യാം. അത് പുറത്താണെങ്കിലും ഇന്ത്യക്ക് അകത്താണെങ്കിലും ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നതിനെക്കാളും, ഏർ പണി കൂടുതലായിരിക്കും ഇഷ്ടപെടാത്ത ജോലിയോട് നമ്മൾ കടിച്ചു മുറിച് ഒതുങ്ങി പിടിച്ചുപോകുന്നത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം.

അങ്ങനത്തെ ഈ അവസ്ഥയിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതം കളഞ്ഞു അവർക്ക് വേണ്ടി പണിയെടുക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം അതോടപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് പറയാൻ നേരം, നമ്മൾ ഈ കോർപ്പറേറ്റ് കമ്പനികളിൽ ഒക്കെ പണിയെടുക്കാൻ നേരം നമുക്ക് ഗുണം വളരെയധികം കുറവാണ് അവർക്ക് ഗുണം വളരെയധികം വലുതാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ പണിയെടുക്കുന്നവർ കണ്ടോ നമുക്ക് ഇന്ത്യയിൽ എന്ന് പറയാൻ നേരം കോൾ കസ്റ്റമർ സർവീസ് ഒക്കെ വളരെ തുച്ഛമായ പൈസയാണ് പക്ഷെ പുറത്തൊരു രാജ്യത്തിലാണെങ്കിൽ അവർക്ക് മണിക്കൂറിൽ ഒരു അമ്പതു ഡോളർ എങ്കിലും അവർക്ക് കിട്ടുന്നുണ്ടാവും പക്ഷെ നമ്മുക്ക്, എന്തായിരിക്കും കിട്ടുക മണിക്കൂറിൽ ഒരു രണ്ടു ഡോളർ ആയിരിക്കും കൂടി പോയാൽ കിട്ടുന്നത് അതിന്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ നേരം നമ്മുടെ നമ്മുടെ മനുഷ്യ നമ്മുടെ ഇന്ത്യ മാഹാരാജ്യത്തു ഉള്ളവരുടെ ആൾക്കാരുടെ കഴിവ് അവർ വളരെയധികം താഴ്ന്ന രീതിയിലാണ് അവർ നോക്കിക്കാണുന്നത്. അതിനു ഉള്ള അവസരം നമ്മുടെ ഇന്ത്യക്കാരുടെ വളരെയധികം തുച്ഛമായൊരു ജീവിതം കൊണ്ടാണ് അവര് ഈ ഇതിലൂടെ എനിക്ക് പറയാനുള്ളത് എന്ന് പറയാൻ നേരം നമ്മുടെ പ്രധാനമന്ത്രി ഇതിൽ വളരെയധികം, ഒരു വളരെ അധികം നോക്കി കാണേണ്ട ഒരു വസ്തുവാണ് നമ്മുടെ ജോലിക്ക് വേണ്ടി പ്രധാനമന്ത്രി കഷ്ടപ്പെട്ട് പുതിയ പുതിയ പദ്ധതികൾ ഉണ്ടാക്കിയാലെ നമ്മുടെ നാട് നന്നാവൂ. താങ്കൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ആഹ് ഭരണത്തിനെ കുറിച്ച് ഒരു വിഷയം ഇട്ട സ്ഥിതിയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ, ജോലി ഇന്ത്യ ഇപ്പൊ ഒരു വികസിച്ചു കൊണ്ട് വരുന്ന ഒരു രാജ്യമായതു കൊണ്ട് തന്നെ എല്ലാവര്ക്കും ഒരു ജോലി ജോലി സാധ്യത കൂടുതൽ വേണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം അപ്പോ ഇപ്പൊ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമത്രി എന്ന് പറയുകയാണെകിൽ ഏർ ജോലി സാധ്യതകളിലേക്ക്

അപ്പൊ ഇവിടെ മണിക്കൂറിൽ ഒരു അഞ്ഞൂറ് രൂപ കിട്ടുവാണെങ്കിൽ അവിടെപ്പോയി കിട്ടുമ്പോ ഒരു പത്തു ഡോളർ വല്ലതുമാണ് മണിക്കൂറിൽ കിട്ടുന്നതെങ്കിൽ നേരെ എന്നുള്ള രീതിയിലേക്കാണ് മാറുന്നത് അപ്പോ അത്രോം ഒരു പൈസക്ക് മൂല്യം കൂടുതലുള്ള സ്ഥലത്തു പോയി ജോലി ചെയ്യാൻ എല്ലാര്ക്കും ഭയങ്കര താല്പര്യം ആയിരിക്കും. അവർക്ക് അവിടെ ജോലി സാധ്യത കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ അവിടെ പോകാനുള്ള ഇഷ്ടം വളരെ കൂടുതലായിരിക്കും പിന്നെ ഇപ്പൊ പുതിയതായിട്ട് ബി കോം പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അവിടെ പോയി അടുത്ത കോഴ്സ് എടുത്തു പാർട്ട് ടൈം ജോലി ചെയ്തു സ്വന്തമായി ഉള്ളൊരു വരുമാനം കണ്ടെത്തി അവിടെ തന്നെ ജീവിച്ചു അവിടെ തന്നെ സെറ്റില് ആകാനുള്ള ഇന്ത്യ ഇപ്പൊ ഇതേപടി തന്നെ വളർന്നു വരുന്ന രാജ്യമായതു കൊണ്ട് തന്നെ ജോലി സാദ്ധ്യതകൾ കൂട്ടിലെങ്കിൽ ഇനിയും കുട്ടികൾ പുറത്തേക്ക് പോയി പഠിക്കും. ഇന്ത്യ വീണ്ടും അവസാനം ഒരു ജോലി പോലും കിട്ടാത്ത ഒരു രാജ്യമായി മാറും എന്നാണ് എന്റെ ഒരു അഭിപ്രായം.

ഏർ ഇപ്പൊ ഈ ഇക്കോണമി കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഈ രാഷ്ട്രീയം രാഷ്ട്രീയം എങ്ങനെയാണ് ഇവിടത്തെ ജോലി സാധ്യതയെ ഇൻഫ്ലുവൻസ ചെയ്യുന്നതെന്ന് താങ്കൾക്ക് ഒന്ന് പറയാമോ? രാഷ്ട്രീയം നമ്മുടെ ഇവിടത്തെ ജോലി സാധ്യതയെ ഇൻഫ്ലുവൻസ ചെയ്യാൻ നേരം വളരെ വല്യ രീതിയിൽ

ഷിജാസ് എന്ന് പറയാൻ നേരം അവൻ ഒരു കഴിവും ഇല്ല പക്ഷെ കഴിവില്ലാത്ത ഷിജാസ് എന്താണ് ചെയ്യുന്നത് അവൻ അവന്റെ വാപ്പായുടെ പിടിപാട് കൊണ്ട് രാത്രി പോകുന്ന പിടിപാട് കൊണ്ട് അവന്റെ അച്ഛൻ വല്യ പിടിപാടുണ്ട് ആ പിടിപാട് കൊണ്ടാണ് അവനു ജോലി കിട്ടിയത് എന്നിട്ട് അതിനോടൊപ്പം ഒരു കൂട്ടുകാരൻ നാസിമും ഉണ്ടായിരുന്നു അവൻ അങ്ങനെ ജോലിയും കിട്ടിയില്ല ഈ പിടിപാട് ഉള്ളവൻ രാഷ്ട്രീയ പിടിപാടുള്ളവൻ ജോലി കിട്ടി, ഇതിൽ കൂടി എനിക്ക് പറയാനുള്ളത് എന്ന് പറയാൻ നേരം രാഷ്ട്രീയാവും നമ്മുടെ ഇതും വല്യ ഇത് വല്യ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?

എന്നുള്ള ഒരു രീതിയാണ് ഇപ്പൊ കണ്ടുവരുന്നത് അപ്പൊ ജോലിയിലേക്ക് തന്നെ തിരിച്ചു വരാം ജോലി തന്നെയാണെങ്കിലും രാഷ്ട്രീയക്കാർ ഉണ്ടെങ്കിൽ അവർ ചെറുതായിട്ട് ഉള്ള ഒരു ജോലി